Javaയിലെ non സ്റ്റാറ്റിക് ബ്ലോക്ക് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് non സ്റ്റാറ്റിക് ബ്ലോക്ക് നെ കുറിച്ച് എപ്പോഴാണ് ഒരു non സ്റ്റാറ്റിക് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത്
non സ്റ്റാറ്റിക് blockന് ഉദാഹരണം
constructorsന്റെ ആവശ്യം
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു വെർഷൻ 1110 ജാവ ഡെവലപ്പ്മെന്റ് എൻവൈറൻമെന്റ് ജെഡികെ 16 എക്ലിപ്സ് 370 ഈ ട്യൂട്ടോറിയലിനായി എക്ലിപ്സ് ഉപയോഗിച്ച് Javaയിൽ കൺസ്ട്രക്ടർ സൃഷ്ടിക്കാൻ അറിഞ്ഞിരിക്കണം
അറിയില്ലെങ്കിൽ ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
ഇപ്പോൾ non സ്റ്റാറ്റിക് ബ്ലോക്ക് എന്താണെന്ന് നോക്കാം
കർലി ബ്രാക്കറ്റുകൾക്കുള്ളിൽ എഴുതുന്ന കോഡിനെ non സ്റ്റാറ്റിക് ബ്ലോക്ക് എന്ന് പറയുന്നു
അതിന്റെ ഘടന ഇവിടെ കാണിക്കുന്നു
എപ്പോഴാണ് ഒരു non സ്റ്റാറ്റിക് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്
സൃഷ്ടിക്കപ്പെട്ട ഓരോ objectനും വേണ്ടിയാണ് non സ്റ്റാറ്റിക് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്
constructorന്റെ എക്സിക്യൂഷന് മുൻപ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നു
ഒരു ക്ലാസ്സിന്റെ ഇൻസ്റ്റൻസ് വേരിയബിൾസ് നെ ഇതിന് ഇനിഷ്യലൈസ് ചെയ്യാൻ സാധിക്കും
കണക്ക് കൂട്ടലുകൾ പോലുള്ള മറ്റ് എക്സിക്യൂഷനും ഈ ബ്ലോക്കിൽ നൽകാവുന്നതാണ്
ഇപ്പോൾ Eclipseലേക്ക് പോയി ഒരു non സ്റ്റാറ്റിക് ബ്ലോക്ക് ഉപയോഗിച്ച് നോക്കാം
Eclipseൽ നോൺസ്റ്റാറ്റിക്ടെസ്റ്റ് എന്ന ക്ലാസ്സ് തുറന്നിട്ടുണ്ട്
A എന്ന് പേരുള്ള ഒരു ക്ലാസും സൃഷ്ടിച്ചിട്ടുണ്ട്
ആദ്യമായി ക്ലാസ് Aക്ക് ഉള്ളിൽ ഇന്റ് വേരിയബിൾ സൃഷ്ടിക്കുന്നു
അതിനായി ടൈപ്പ് ചെയ്യുക ഇന്റ് a സെമിക്കോളൻ
Enter പ്രസ് ചെയ്യുക
കർലി ബ്രാക്കറ്റിനുള്ളിൽ ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ quotesസിൽ നോൺ സ്റ്റാറ്റിക് ബ്ലോക്ക് ഓഫ് അൻ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ് A സെമിക്കോളൻ
എന്നിട്ട് ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ quotesസിൽ തെ വാല്യൂ ഓഫ് a ഐഎസ് പ്ലസ് a സെമിക്കോളൻ
ഇപ്പോൾ ഒരു കൺസ്ട്രക്ടർ ഡിക്ലയർ ചെയ്യാം
ടൈപ്പ് ചെയ്യുക പബ്ലിക്ക് A തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന ബ്രാക്കറ്റുകൾ കർലി ബ്രാക്കറ്റ് തുറന്ന് എന്റർ കൊടുക്കുക
എന്നിട്ട് ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ quotesസിൽ കൺസ്ട്രക്ടിങ് ഒബ്ജക്ട് ഓഫ് ടൈപ്പ് A സെമിക്കോളൻ
എന്നിട്ട് ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ quotesസിൽ തെ വാല്യൂ ഓഫ് a ഐഎസ് പ്ലസ് a സെമിക്കോളൻ

ഫയൽ സേവ് ചെയ്യുക
എക്ലിപ്സ് ൽ നോൺസ്റ്റാറ്റിക്ടെസ്റ്റ് classന് ഉള്ളിലായി ക്ലാസ് Aയുടെ ഒരു ഒബ്ജക്ട് സൃഷ്ടിക്കാം
ടൈപ്പ് ചെയ്യുക A സ്പേസ് അ1 ഇക്വൽ ടോ ന്യൂ സ്പേസ് A തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന ബ്രാക്കറ്റുകൾ സെമിക്കോളൻ അടുത്ത വരിയിൽ ക്ലാസ് Aയുടെ ഒരു ഒബ്ജക്ട് കൂടി സൃഷ്ടിക്കുന്നു
ടൈപ്പ് ചെയ്യുക A സ്പേസ് അ2 ഇക്വൽ ടോ ന്യൂ സ്പേസ് A തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന ബ്രാക്കറ്റുകൾ സെമിക്കോളൻ
ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യാനായി Ctrl Ctrl കീകൾ പ്രസ് ചെയ്യുക
ഔട്ട്പുട്ട് ഇങ്ങനെ ലഭിക്കുന്നു
ഇവിടെ കാണാൻ കഴിയുന്നത് പോലെ ആദ്യത്തെ ഒബ്ജക്ട് സൃഷ്ടിക്കപ്പെടുമ്പോൾ non സ്റ്റാറ്റിക് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു
non സ്റ്റാറ്റിക് ബ്ലോക്ക് ഓഫ് അൻ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ് A എന്നിട്ട് ഇൻസ്റ്റൻസ് വേരിയബിൾ a പൂജ്യത്തിൽ ഇനിഷ്യലൈസ് ചെയ്യുന്നു
അതിന് ശേഷം കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു
കൺസ്ട്രക്ടിങ് ഒബ്ജക്ട് ഓഫ് ടൈപ്പ് അ
ഇവിടെ വീണ്ടും ഇൻസ്റ്റൻസ് വേരിയബിൾ പൂജ്യത്തിൽ ഇനിഷ്യലൈസ് ചെയ്യുന്നു
വീണ്ടും രണ്ടാമത്തെ ഒബ്ജക്ട് സൃഷ്ടിക്കപ്പെടുമ്പോൾ non സ്റ്റാറ്റിക് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു
ഇങ്ങനെ ഈ പ്രവർത്തി ആവർത്തിക്കപ്പെടുന്നു
ഒരു ക്ലാസ്സിൽ നമുക്ക് ഒന്നിലധികം non സ്റ്റാറ്റിക് ബ്ലോക്ക്സ് ഉൾപ്പെടുത്താവുന്നതാണ്
അവ classൽ പ്രത്യക്ഷപ്പെടുന്നതിന്റെ മുറയ്ക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു
അതൊന്ന് ശ്രമിച്ച് നോക്കാം
ക്ലാസ് A ൽ ആദ്യത്തേതിന് ശേഷം ഒരു ബ്ലോക്ക് കൂടി ഉൾപ്പെടുത്തുക
അതിനായി ടൈപ്പ് ചെയ്യുക
സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ quotesൽ സെക്കൻഡ് നോൺ സ്റ്റാറ്റിക് ബ്ലോക്ക് ഓഫ് അൻ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ് A സെമിക്കോളൻ
എന്നിട്ട് ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ quotesൽ തെ വാല്യൂ ഓഫ് a ഐഎസ് പ്ലസ് a സെമിക്കോളൻ
ഫയൽ സേവ് ചെയ്യാനായി Ctrl S പ്രസ് ചെയ്യുക
പ്രോഗ്രാം റൺ ചെയ്യാനായി Ctrl ഫ്11 പ്രസ് ചെയ്യുക
ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടുന്നു
ആദ്യത്തെ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത്തേത് എക്സിക്യൂട്ട് ചെയ്യുന്നത് കാണാം
അതിന് ശേഷം മാത്രം കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ചെയ്യുന്നു
constructorsന്റെ ആവശ്യം എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാകും
അതിനുള്ള ഉത്തരം നമുക്ക് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആവശ്യമില്ല
പക്ഷേ non സ്റ്റാറ്റിക് ബ്ലോക്ക് പാരാമീറ്ററൈസ് ചെയ്യാൻ കഴിയുകയില്ല
പുറത്ത് നിന്ന് മൂല്യങ്ങൾ സ്വീകരിക്കുന്ന ഒബ്ജക്റ്റ്സ് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല
അതായത് non സ്റ്റാറ്റിക് ബ്ലോക്ക് constructorന് പകരമല്ല
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് non സ്റ്റാറ്റിക് ബ്ലോക്ക് ഉപയോഗിക്കുന്നത്
അസൈൻമെന്റ് B എന്ന് പേരുള്ള ഒരു ക്ലാസ്സ് സൃഷ്ടിക്കുക
ട്യൂട്ടോറിയലിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു non സ്റ്റാറ്റിക് ബ്ലോക്ക് ഉം ഒരു കൺസ്ട്രക്ടർ ഉം സൃഷ്ടിക്കുക
നോൺസ്റ്റാറ്റിക്ടെസ്റ്റ് classൽ ക്ലാസ് Bയുടെ ഒരു ഒബ്ജക്ട് സൃഷ്ടിക്കുക
ഔട്ട്പുട്ട് പരിശോധിക്കുക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
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്